കൊലപ്പെടുത്തി ഏർ കൊലപ്പെടുത്തുക തുടങ്ങി നമുക്കുൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് പല ഈ വിധത്തിലുള്ള വാർത്തകളും നാം നിത്യേനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം ഉള്ള ഏക കാരണം social media തന്നെയെന്ന് നമുക്ക് ഇതിനും ഏർ ഇതിന് ആകെ ഒരു കാരണം ഉള്ളൂന്ന് നമുക്ക് പറയാൻ പറ്റൂലാ social media മാത്രാണ് അതിനു കാരണംന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലാ ക്ഷേ ഒരു പരിധി വരെ social media ക്കിതിൽ പങ്കുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും തർ ഒരിക്കലും തർക്കമില്ലാത്ത ഒരു കാര്യാണ്

പ്രണയം തലക്കുപിടിച്ചവൾ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും വരെ ഉപേക്ഷിച്ചും തികച്ചും അരക്ഷിത ശ് ഏർ അരക്ഷിതമായ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥകൾ വരെ നമുക്ക് കാണാൻ കഴിയും social media യുടെ social media യുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിലാണ് കുട്ടികൾ എന്നാണ് പ്രധാനമായും കുട്ടികളെ അവർക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ സഹിതം ബോധവൽക്കരിക്കണം വായന കളി മറ്റിനങ്ങൾ എന്നിവ എന്നിവയിൽ ആസ്വാദനം കണ്ടെത്താൻ കുട്ടിയെ പരിശീലിപ്പിക്കണം നമ്മള് നമ്മുടെ മുൻഗാമികളൊക്കെ എന്തിലാണോ അതി അതിനവര് വായിക്കുകയും കളിക്കുകയും മറ്റു രീതിയിലുള്ള വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടായിരുന്നു അവരുടെ സമയം ചെലവഴിച്ചിരുന്നത് ആഹ് ഇന്ന് നമ്മുടെ കുട്ടികൾ മുഴുവൻ mobile ഇ social media ൽ ഫേസ്ബുക് ആവട്ടെ ആഹ് ഇൻസ്റാഗ്രാമവട്ടെ ട്വിറ്റർ ആകട്ടെ അങ്ങനെ ഓ ഈ social media ൽ സമയം ചെലവഴിക്കുന്നൊരു ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മള് എന്താ ചെയ്യാ പരമാവധി രക്ഷിതാക്കളാവുന്ന നമ്മൾ പരമാവധി കുട്ടികളെ ബോധവാൻ കുട്ടികളുടെ കാര്യത്തില് പൂർണ രീതിയിലുള്ള ബോധ്യം നമുക്ക് വേണം കുട്ടികളെങ്ങോട്ടാണ് പോകുന്നത് social media ലൂടെ വഴിതെറ്റുന്നുണ്ടോ ഈ ഇത്തരം ഒരു കലികാലത് നമ്മൾ ഒരിക്കലും കുട്ടികളുടെ കാര്യത്തിൽ അശ്രദ്ധവാന്മാരാവാൻ പാടില്ല കുട്ടികളുടെ കാര്യത്തിൽ പൂർണശ്രദ്ധ നമുക്ക് വേണം social media വളരെ ഉപകാരം നിറഞ്ഞതും എന്നാൽ അതുപോലെ ഉപദ്രവമുള്ളതാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞെ മതിയാവു അപ്പോൾ social media യുടെ ഉപയോഗം ഒരു നല്ല രീതിയിൽ ആവുന്നതിനു വേണ്ടി കൃത്യമായ ധാരണ social media യെക്കുറിച്ച് നമ്മുക്ക് വേണം എന്ന് മാത്രം നമുക്ക്

hello, നമസ്കാരം. ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോക കപ്പ്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിന്റെ തുടക്കത്തിൽ പെലെ ദേശീയ team ലേക്ക് ക്കപ്പെട്ടു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ആറ് ലോകകപ്പ് യോഗ്യത മത്സരങ്ങളിൽ ആറ് goal കൾ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോക കപ്പ് മെക്സിക്കോയിലെ പെലെ അവസാന, അവസാനം പൊരുതിയത്. tournament നായുള്ള ബ്രസീലിന്റെ squad ൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് squad മായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ~ആൻഡ്രോ, വാൾട്ടിയർ പെരേരേ, ജിൽ, ജിൽമാർ, ഗിൽമാർട് തുടങ്ങിയ കളിക്കാർ ഇതിനകം വിരമിച്ചിരുന്നു. എന്നിരുന്നാലും ബ്രസീലിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോക കപ്പ് team ൽ പെലെ, റിവേ റിവേലിനോ, ജേർ~സിൻഹോ, ഗൂർസൺ കാ~കാർലോസ്, ആൽബർട്ടോ ടോറെസ്, ടോസ്റ്റിയോ, ക്ലോഡോർ, ക്ലോഡോൾ എന്നിവരും ഉൾപ്പെട്ട് ഏറ്റവും വലിയ football team മായി കാണപ്പെട്ടു. രണ്ടായിരത്തി എട്ടിൽ പെലെയോടൊപ്പം ബ്രസീലിലെ ആ ബ്രസീലിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പരിശീലകൻ ആയ മാരിയോ, മാരിയോ സഗല്ലേ. പെലെയെ കുറിച്ച് സാഗല്ലോ പറഞ്ഞു, ഒരു കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അന്പത്തി എട്ട് ലോക കപ്പ് ഫലം പ്രതിഭയുടെ അടയാളങ്ങൾ നോക്കി മെക്സിക്കോയിൽ അദ്ദേഹം ആ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറ്റി. പുസ്തകം അടച്ചു. ഒരു സ്വ~സ്വർണ്ണ താക്കോൽ എല്ലാ അടു സ്വർണ്ണ താക്കോൽ എല്ലാം അടുത്ത് നിന്ന് കാണുന്ന പ~പദവി എനിക്കുണ്ടായിരുന്നു. ജേർസിഞ്ഞോ, പെലെ, റിവെ~ല്ലിനോ എന്നിവരുടെ ഞൊടിയിടയിലുള്ള അഞ്ചു പേരും ഒരുമിച്ച് അക്രമണാ~അക്രമണാത്മകമായ ആക്കം സൃഷ്ടിച്ചു. റിവെല്ലിനേ final ലേക്ക് ഉള്ള വഴിയിൽ പെലെയ്ക്ക് ഒരു പ്രധാന പങ്ക് ഉണ്ട്. tournament ലെ ബ്രസീലിന്റെ എല്ലാ മത്സരങ്ങളിലും കളിച്ചു. ചെക്കോസ്ലോവാക്കിയ എതിരെ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെ രണ്ടേ ഒന്ന് lead നൽകി. ജെയ്സന്റെ long pass നെഞ്ചിലൂ~ലൂടെ നിയന്ത്രിക്കുകയും പിന്നീട് score ചെയ്യുകയും ചെയ്തു. ഈ മത്സരത്തിൽ goal keeper യുവോ വെച്ചറിന് നിന്ന് വലിച്ചെറിയാൻ പെലെ ശ്രമിച്ചു. ചെക്ലോസ്ലോവ് goal മാത്രം നഷ്ടപ്പെട്ടു. ബ്രസീൽ മത്സരത്തിൽ വിജയിച്ചു. നാലേ ഒന്ന് ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ട് goal keepergolden header കൊണ്ടാണ് പെലെ goal നേടിയത്. പന്ത് head ചെയ്യുമ്പോൾ goal എന്ന് അയാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായി നൂറ്റാണ്ടിന്റെ സംരക്ഷണം എന്നാണ് ഇതിനെ പലപ്പോഴും പരാമർശിച്ചിരിക്കുന്നത്. രണ്ടാം പകുതിയിൽ ഏക goal നേടിയ

എതിരെ റൊമാനിയ, പെലെ ബ്രസീൽ നേടി. ഇരുപത് yard സ്വതന്ത്ര click ഇതിൽ രണ്ട് ഗോളുകൾ നേടി പെറുവിനെതിരെ നടന്ന quarter final ലിൽ ബ്രസീലിന് നാലേ രണ്ടിന് ബ്രസീലിന്റെ മൂന്നാം goal നായി ഡോസ്റ്റോയെ പെലെ സഹായിച്ചു. semi final ലിൽ ആയിരത്തി തൊള്ളായിരത്തി final round മത്സരത്തിന് ശേഷം ബ്രസീൽ ആദ്യമായി ഉറുഗ്വേയെ നേരിട്ടു. ജെയർസിൻഹോ ബ്രസീലിനെ രണ്ടേ ഒന്നിന് മുന്നിലെത്തിച്ചു. പെലെ

പ്രശസ്തമായ ഒന്ന് നിർമിച്ചു. ഉറുഗ്വേയുടെ goal keeper ലാഡിസ്ലാേവാ ശ്രദ്ധിച്ച പെലെ ഡോസ്റ്റോയക്ക് കൈമാറി. എന്നിരുന്നാലും പെലെ ആദ്യം ആക്കികൊണ്ട് പന്ത് തൊടാതെ അത് goal keeper മാരെ ഇടത്തേക്ക് ഉരുട്ടാൻ

തിരിയുന്നതിനിടെ ഒരു shot എടുത്തു. പ~ക്ഷേ അവൻ വെടി വച്ചപ്പോൾ അയാൾ അന്ധമായി തിരിഞ്ഞു. പന്ത് ദൂരെ post ന് സമീപം വീണു. ബ്രസീൽ ഇറ്റലിയും final ല് final ല് അഷ്ഠക്ക stadium ത്തിൽ മെക്സിക്കോ സിറ്റിയും

header ലൂടെ ആണ് പെലെ ബ്രസീലിന്റെ നൂറാം ലോകകപ്പ് goal, goal ഘോഷത്തിന് സഹതാരം കൈകളിലേക്ക് പെലെയുടെ കുതിപ്പ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും നിമിഷങ്ങളിൽ ഒന്നായി കാണപ്പെട്ടു. പിന്നീട് ബ്രസീലിന്റെ മൂന്നാം goal നായി അദ്ദേഹം assist കൾ ചെയ്തു. നാല് കാർലോസ് ആൽബെർട്ടയെയും, ആൽബെർട്ടയെയും കളിക്കാരുടെ അവസാന goal എക്കാലത്തെയും മികച്ച ഒരു goal യി

വേട്ട പാതയിലേക്ക് കടന്ന പെലെ ഒരു അന്ധമായ pass ഉണ്ടാക്കിയതോടെ നാടകം അവസാനിച്ചു. പിന്നിൽ നിന്ന് ഓടി വന്ന് അയാൾ goal അടിക്കാൻ പന്ത് തട്ടി. അനിശ്ചിതമായി നിലകൊണ്ട് ബ്രസീൽ മത്സരം നാലേ ഒന്ന് അടയാളപ്പെടുത്തിയ ഉദ്ധരിച്ച് ഉദ്ധരിച്ച് കളിക്കും മുൻപ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരുന്നു അവനും മറ്റെല്ലാവരെയും പെലെയെ

ബ്രസീലിന്റെ അയ്മ്പത്തിമൂന്ന് ശതമാനം goal കൾക്ക് പെലെ നേരിട്ട് ഉത്തരവാദി ആയിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് july പതിനെട്ടിന് യൂഗോസ്ലാവിയക്കെതിരായിരുന്നു~ന്നു പെലെയുടെ അവസാന അന്താരാഷ്ട്ര മത്സരം. പെലെ കളത്തിൽ ഇറങ്ങിയപ്പോൾ ബ്രസീൽ team ന്റെ record അറുപത്തി ഏഴ് ഷ് വിജയങ്ങളും, പതിനാല് സമനിലകളും, പതിനൊന്ന് തോൽവികളുമാണ്. പെലെയും ഗാർ ഗാരിഞ്ചയും ചെയ്യുമ്പോൾ ബ്രസീല് ഒരു മത്സരത്തിലും തോ~റ്റിട്ടില്ല. അടുത്തതായി brazil യൻ കളിക്കാരനാണ് നെയ്‌മർ. ഒരു Brazil യൻ Football താരമാണ് നെയ്‌മർ എന്ന് പറയുന്ന നെയ്‌മർ ഡാ സിൽവ സാൻഡോസ് ജൂനിയർ ജനനം february അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്‌ ബ്രസീൽ ദേശീയ Team, പാരീസ് ജർമ്മൻ എഫ് സി എ എന്നീ Team കൾക്ക് വേണ്ടി ആണ് ഇദ്ദേഹം കളിക്കുന്നത്. പത്തൊമ്പതാം വയസ്സിൽ

രണ്ടായിരത്തി പതിനൊന്നിലെ Footballer of Year ലഭിച്ചു. രണ്ടായിരത്തി പന്ത്രണ്ടിലും നെയ്‌മർ ഇതേ പുരസ്‌കാരത്തിന് അർഹനായി. കളി മികവുകൊണ്ട് മെസ്സി ആയാലും പെലെയ്, പെലെയും ആയാലും ഒരു Brazil യൻ Football താരം ആണ് നെയ്‌മർ. നെയ്‌മർ ഡാ സിൽവ സാൻഡോസ് ജൂനിയർ ജനനം february അഞ്ച് ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്‌. ബ്രസീൽ ദേശീയ team, പാരീസ് ജർമ്മൻ എഫ് സി എന്നീ Team കൾക്ക് വേണ്ടി ആണ് ഇദ്ദേഹം കളിക്കുന്നത്. പത്തൊമ്പതാം വയസ്സിൽ south american രണ്ടായിരത്തി പതിനൊന്നിലെ Footballer of Year ല~ലഭിച്ചു. രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലും നെയ്‌മറിന് ഇതേ പുരസ്‌കാരത്തിന് അർഹനായി. കളി മികവുകൊണ്ടും മെസ്സി ആയാലും പെലെ ആയാലും ആരാധകർ അവർക്ക് തമ്മിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി കാണപ്പെട്ടു. രണ്ടായിരത്തി മൂന്നിൽ സാൻട്രോസിൽ ചേർന്നെങ്കിലും ര~ ണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായി ഒന്നാം Team നു വേണ്ടി കളിച്ചത്. അതെ വർഷം തന്നെ ആണ് രണ്ടായിരത്തി ഒമ്പത്

അദ്ദേഹത്തിന്റെ ആദ്യ കാല ജീവിതം. നെയ്മർ ഡാ സിൽവ സാൻഡോസ് ജൂനിയർ. നെയ്‌മർ ഡാ സിൽവ സാൻഡോസിന്റെയും മകനായി ജനിച്ചു. ഒരു മുൻ കാല Football കളിക്കാരൻ ആയ പിതാവിന്റെ ശിക്ഷണത്തിൽ ആയിരുന്നു നെയ്മറിന്റെ Football ജീവിതം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ Club ജീവിതം നെയ്‌മർ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സാൻട്രോസിന് വേണ്ടി കളിച്ചു തുടങ്ങി. രണ്ടായിരത്തി മൂന്നിൽ സാൻട്രോസ് നെയ്മറുമായി ഉടമ്പടി ഒപ്പു വെച്ചതുമുതൽ പെലെ, പെലെ പെലെ നെയ്മറും സാൻട്രോസ്, സാൻട്രോസ് Youth Academy യിൽ football ജീവിതം തുടങ്ങി.

പണം മുടക്കി നെയ്മറിനെ Club ൽ നിലനിർത്തി. രണ്ടായിരത്തി ഒമ്പതിൽ നെയ്‌മർ സാൻട്രോസിന്റെ ഒന്നാം കിട Team ൽ അംഗമായി. രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നിൽ നെയ്‌മർ spanish Football Club ആയ എഫ് സി ബാഴ്സിലോണയിലേക്ക് മാറി. ഏതാണ്ട് അയ്മ്പത് million euro ആയിരുന്നു Transfer തുക.

Award നേടി. award നേടി ആ നൂറ്റി മുപ്പത്തി നാല് Goal കൾ അടിക്കുകയും ചെയ്തു. രണ്ടായിര~ ത്തി പതിമൂന്നിൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ Spanish Club ആയ ബാഴ്സലോണയിലേക്ക് ചേക്കേറി. ബാഴ്സലോണ രണ്ടായിരത്തി പതിമൂന്ന് ബാഴ്സലോണയിൽ ചേർന്നു. ആദ്യ Season ൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി നാൽപത്തിയൊന്ന് കളികൾ കളിച്ചു. Super Copa കിരീടം എടുക്കുകയും ചെയ്തു. Goal കൾ അടിക്കുകയും ചെയ്തു. രണ്ടായിരത്തി പതിനാല് പതിനഞ്ച്

മെസ്സിക്കും മെസ്സിയുമായും സുവാരസുമായും നെയ്‌മർ വളരെ അടുത്ത സൗഹൃദമായിരുന്നു. അവർ കളിച്ച കളികൾ എല്ലാം കാണികൾക്ക് മുൻപിൽ കാണിച്ചു കൊടുത്തു. അവർ കളിച്ച കളികൾ എല്ലാം കാണികൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവരുടെ കളികളെല്ലാം ഇന്നും ഓർമ്മകൾ ആയി നിലനിൽക്കുന്നു. ഇന്ന് നെയ്മറിന്റെ ജീവിതം പരിക്കിലൂടെ കടന്നുപോവുകയാണ് സുഖാണോ

നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചാലോ ഉം സംസാരിക്കലോ എന്താ പരിപാടി

ആഹ് അപ്പൊ കളിക്കാനൊന്നും പോകാറില്ലേ രാവിലെ ആയിട്ടല്ലേ ഉള്ളു ചായ കുടിക്കട്ടെ

എന്തൊക്കെയാ കളിയ്ക്കാൻ പോകാറ് football പിന്ന പിന്നെ പന്ത് കളിയ്ക്കാൻ പോകാറുണ്ടോ ആഹ് പോയി ഉം അവിടെ ground ഒക്കെ ഉണ്ടോ നിൻ്റെ നാട്ടില് ആഹ് വലിയ ground ആണോ

ആഹ് cricket കളിക്കാറുണ്ടോ cricket ഇല്ല cricket ഇഷ്ടല്ല cricket ഇഷ്ടല്ല

നിനക്കറിയുന്ന football കളിക്കാരെ പേരൊക്കെ ഒന്ന് പറയുമോ world cup ലെ അറിയുന്നത് മെസ്സി റൊണാൾഡോ എമ്പാപ്പെ പിന്നെ നെയ്‌മർ പെലെ പിന്നെ പിന്നെ അത്രേ ഉള്ളു പിന്നെ ആരൂല്ല ആഹ് okay okay

ആഹ് ഇണ്ട് നിൻ്റെ favourite team ഏതാ അർജൻറ്റീന അല്ല പോർച്ചുഗൽ

റൊണാൾഡോ

ചായ കുടിച്ചില്ല എന്താ ഉണ്ടാക്കിയെ ന്ന നോമ്പെടുക്കാറുണ്ടോ

ഇതുവരെ എടുത്തിട്ടുണ്ടോ

എത്ര എണ്ണം എടുത്തു നാലെണ്ണം പിന്നെ വീട്ടിലാരൊക്ക ഉണ്ട് വീട്ടിലാ വീട്ടില് ഉമ്മയും ഉപ്പയും ഞാനും അനിയത്തിയും പിന്നെ ഉമ്മാമ്മയും ഉപ്പാപ്പയും ആഹ് okay free time ലൊക്കെ എന്താ ചെയ്യാറ് ചിത്രം വരക്കുക എഴുതുക അങ്ങനെ എന്തെങ്കിലും hobbies ഉണ്ട

ചിത്രമെല്ലാം വരക്കുന്നതിഷ്ടമല്ല painting coloring അങ്ങനെയൊന്നും ഇഷ്ടല്ല

ആഹ് ആഹ് books വായിക്കാറുണ്ടോ

ബാലരമ ബാലരമ

പിന്നെ ആഹ് മിന്നാമിന്നി പിന്നെ നോവൽ അങ്ങനെയൊന്നും വായിക്കാറില്ലേ

പത്രോ ഏയ് പത്രം വായിക്കുന്ന ശീലം ഇല്ല ല്ലേ tv കാണാറുണ്ടോ

ഏത് channel ആ കൂടുതൽ കാണാറ് cinema channel കൾ

ഏർ തമിഴോ അതോ മലയാളമോ ഏത് മലയാളം മലയാളം ഏത് film actor നെയാ ഏറ്റവും ഇഷ്ടം

പിന്നെ പിന്നെ മമ്മൂട്ടി മലയാളത്തിൽ അല്ലെ comedy actors ഇല്ലേ അതിൽ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം comedy actors ൽ ഇന്നസെൻറ്റ് ആഹ് ഇന്നസെൻറ്റ് മരിച്ചതറിഞ്ഞില്ലേ ആഹ് ജഗതിനെ ഇഷ്ടാണോ

എൻ്റെ favourite ജഗതിയാണ് പിന്നെ songs ഒക്കെ കാണാറുണ്ടോ songs ഇല്ല tv ലു കാണാറില്ല

dance ഇഷ്ടാണോ Dance ഒന്നും ഇഷ്ട്ടല്ല Dance ചെയ്യുന്നതും ഇഷ്ടമല്ല Dance ചെയ്യുന്നതും ഇഷ്ടമല്ല

ആഹ് UKG ആവുമ്പൊ school ന്നു UKG യിൽ മാത്രമാണോ ചെയ്തത് ആഹ് ഏത് song ഇട്ടിരുന്നത് ആഹ് തൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ല ല്ലേ Group dance ആയിട്ടാണോ കളിച്ചിരുന്നത് അതോ ഒറ്റക്കാണോ കളിച്ചിരുന്നത് Group Group dance പിന്നെ വീട്ടിലൊന്നും അങ്ങനെ Dance കളിക്കാറില്ലേ ഏയ് tour പോകുമ്പോഴൊക്കെ dance കളിക്കാറുണ്ടോ ആഹ് tour പോകുമ്പോൾ കളിച്ചിന് ഏർ bus ൽ ഒക്കെ പോകുമ്പോഴോ bus ൽ പോകുമ്പോൾ കളിക്കും bus ലു ആഹ് ആഹ് പിന്നെ പിന്നെ ഉറങ്ങുന്നത് ഇഷ്ടാണോ പകലൊക്കെ ഉറങ്ങുന്നത് ഇഷ്ടാണോ പകലുറങ്ങാറുണ്ടോ ഉച്ചയ്ക്ക് ഒക്കെ ഉറങ്ങാറുണ്ടോ ഉച്ചയ്ക്ക് ഇല്ല

നല്ല മഴയത്ത് നല്ല മഴയുള്ള time ൽ ഉറങ്ങുന്നത് ഇഷ്ടാണോ ആഹ്